ഞാൻ നമ്മള് ഇന്നു സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയമെന്ന് പറഞ്ഞാൽ ടെക്നോളജിയെ പറ്റിയിട്ടാണ് . ഒരു പക്ഷേ വിവര സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞത് നമ്മുടെ ലോകത്തിന്റെ കുതിപ്പിനെ ഏറ്റവും അധികം വലിയ രീതിയിൽ സഹായിക്കും എന്നാണ് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് .

ശാസ്ത്രമായിക്കോട്ടെ ശാസ്ത്രീയപരമായിട്ട് ആയിക്കോട്ടെ സാങ്കേതിക പരമായിട്ടുള്ള മുന്നേറ്റങ്ങളാണ് നമ്മുടെ നാടിനെ എപ്പോഴും നമ്മുടെ നാടിനല്ല ഈ ഒരു തലമുറയെ തന്നെ ഏറ്റവും അതികം മുന്നോട്ട് നയിക്കുന്നതെന്ന് എന്റെ ഒരു അഭിപ്രായം . ഇപ്പം ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാൻ പറ്റും സ്മാർട്ട് ഫോണുകളായിക്കോട്ടെ കമ്പ്യൂട്ടര് കളായിക്കോട്ടെ അതുപോലെതന്നെ മറ്റ് പല ഗാഡ്ജെറ്റ്സും ആയിക്കോട്ടെ എല്ലാം ഓരോ കാലം കഴിയും തോറും അത് മുന്നേറികൊണ്ടിരിക്കുകയാണ് . നമുക്ക് കാണാൻ സാധിക്കുന്നത് . ആൽഫിൻ , ആൽഫിനോര് സ്മാർട് ഫോൺ ഉപയോക്താവാണോ ? ആൽഫിന് ഏറ്റവും ഇഷ്ടമുള്ള ബ്രാൻഡ് ഏതാണ് ? എന്താണ് ഈ ടെക്നോളജിനെ പറ്റിയുള്ള ആൽഫിന്റെ ഒരു അഭിപ്രായ എന്നാണ് എനിക്ക് ചോദിക്കാന് ഓഹ്. ഏഹ് എന്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ആൻഡ്രോയിഡ് യൂസർ ആണ്. ഇപ്പോൾ ഒരു ഒരു ഏഴ്, എട്ട് കൊല്ലമായിട്ട് ആൻഡ്രോയിഡ് യൂസർ ആണ്. പക്ഷെ അന്ന് തൊട്ടേ ഞാൻ ഏഹ് ഐഫോണിനെ പറ്റിയും ഐ.ഒ.എസിനെ പറ്റിയും എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ കൺ...കൺസേണ്ട് ആണ്. അതായത് അവരുടെ ഓരോ ലോ ...പ്രൊഡക്ടിന്റെ ലോഞ്ച് ആയിക്കോട്ടെ ഇപ്പോൾ ഈ അടുത്ത് വന്ന ഫോർട്ടീൻ പ്രോയുടെ ഫോർട്ടീൻ പ്രോ അല്ല. ഫോർട്ടീൻ പ്രോ മാക്സിന്റെയൊക്കെ ലോഞ്ച് ആയിക്കോട്ടെ, ഇതെല്ലാം ഞാൻ ഓൺലൈനിൽ അവർ ഓൺലൈനിൽ ആ നേരം തന്നെ സ്ട്രീം ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ആ നേരം തന്നെ കണ്ടു. അത്രയും കൺസേണ്ട് ആണ് ഞാൻ.

ഓകെ ഓകെ ഓകെ അല്ല വളരെ ശരിയായ ഒരു കാര്യമാണ് അങ്ങ് പറഞ്ഞിട്ടുള്ളത് . ഇപ്പോൾ നമ്മക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് വച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വിവര സാങ്കേതിക വിദ്യയ്ക്ക് അതിന്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് .

എന്തെല്ലാം ഗുണങ്ങളാണ് അങ്ങയെ സ്വാധീനിപ്പിച്ചത് എന്നാണ് എന്താണ് ആൽഫിന്റെ ഒരു ആ എനിക്ക് ചോദിക്കാനുള്ളത് ? എങ്ങനെയെല്ലാമാണ് വിവര സാങ്കേതിക വിദ്യ പുതിയ കാലഘട്ടത്തില് പുത്തൻ യുഗത്തിന്റെ മാറ്റത്തിന്റെ ഒരു ദിശയിലേക്ക് കൊണ്ട് പോകാൻ സാധിക്കുന്നു എന്നൊരു ചോദ്യം എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് . അതിനെ പറ്റി ആൽഫിന് എന്താണ് ചതിക്കുഴികളെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ അധികം ചിന്തിക്കാത്തൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോൾ സ്മ...സ്മാർട്ഫോണിന്റെ കാര്യം തന്നെ ആയിക്കോട്ടെ. ഇപ്പോൾ മ്മ് ഇപ്പോൾ പണ്ടൊക്കെ ഏഹ് എഹ് ഒരു സ്മാർട്ഫോണിന് വേണ്ടിയുള്ള ഒരു കിട്ടാനായിട്ട് അതായത് ഒരു ഫോൺ വാങ്ങിക്കാനാണെങ്കിൽ തന്നെ ഒരു അന്നത്തെ വിലയെന്ന് പറയുമ്പോൾ ഒരു പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം. ആ ഒരു വിലയായിരുന്നു ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് വർഷം മുൻപ്. ഇന്ന്...ഇന്നൊക്കെ പറയുമ്പോൾ ഒരു ആറായിരം രൂപയോ അയ്യായിരം രൂപ മുതൽ നമുക്ക് ഫോർ ജി സാങ്കേതികവിദ്യകളിലൂടെയുള്ള ഇന്റർനെറ്റ് ഉപയോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫോൺ നമുക്ക് ഇപ്പോൾ ലഭ്യമാണ്. സുലഭമായിട്ടില്ലേ? സുലഭം വളരെ സുലഭമായി ലഭ്യമാണ്. ഇപ്പോൾ ചതിക്കുഴികൾ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ...ഇപ്പോൾ ഫോണിന് ഏഹ് ഇപ്പോൾ ഒരു സ്മാർട്ഫോൺ അല്ലെങ്കിൽ ഒരു പ്രായമായിട്ടുള്ള ഒരാൾക്ക് ഇതിനെപ്പറ്റി വല്യ ഒരു ധാരണയില്ലാത്ത ആൾക്കാർക്ക് ഏഹ് ഒരു സ്മാർട്ഫോണിന്റെ വിലയിനെ പറ്റി, അതിന്റെ ഉപയോഗത്തെ പറ്റി ധാരണ ഇല്ലാത്ത ആൾക്കാർക്ക് ഏഹ് ഒരുപാട് രീതിയിലുള്ള അമളികളും വീഴ്ചകളുമൊക്കെ പറ്റാറുണ്ട്. ഏഹ് ഇപ്പോൾ ഒരു നമ്മൾ ഇപ്പോൾ ഒരു കടയിൽ ചെന്ന് ഇപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അതായത് ഒരു പ്രായം വാർധക്യ വാർധക്യ അത്യാവശ്യം പ്രായമായിട്ടുള്ള ഒരു ആൾക്കാർക്ക് ഒരു സ്മാർട്ഫോണിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് അകലെയായിട്ടുള്ള മക്കളെ വീഡിയോ കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പ് ഉപയോഗിക്കുക. ഇതിനൊക്കെയാണ് കൂടുതലും പ്രായമായിട്ടുള്ളവർ ഇപ്പോൾ നിലവിൽ ഫോൺ ഉപയോഗിക്കാർ കൂടുതലും. അല്ലെ? അപ്പോൾ ഇവരെയൊക്കെ ഇവർക്കൊക്കെ പറ്റുന്ന വീഴ്ചകൾ അല്ലെങ്കിൽ അമളികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഏഹ് അറിയില്ല. ഏഹ്ഹ്ഹ്ഹ് ഇപ്പോൾ ഇവരുടെ കൊച്ചുമക്കൾ തന്നെ ആയിക്കോട്ടെ ഇപ്പോൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ഏഹ് വിനിമയങ്ങൾ ഇപ്പോൾ ഫോണിലൂടെ നടക്കുന്നുണ്ടല്ലോ. ഫോണിൽ കൂടെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവരുടെ കൊച്ചുമക്കൾ തന്നെ ഇപ്പോൾ പബ്‌ജി അല്ലെങ്കിൽ ഏഹ് ഫ്രീഫയർ അതുപോലെ ഗെയിമുകൾക്കൊക്കെ ഓൺലൈൻ ഏഹ് വിനിമയത്തിന്റെ ആവശ്യങ്ങൾ വരുന്നുണ്ട്. അതായത് വൻ തുകകളൊക്കെയാണ് ഇവർ ഓൺലൈൻ വിനിമയത്തിനായിട്ട് സ്മാർട്ഫോൺ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവരുടെ കൊച്ചുമക്കൾ അല്ലെങ്കിൽ ഏഹ് ഫ്ര...കൂടെയുള്ളവർ തന്നെ ആയിക്കോട്ടെ, ഇവർ

ഇവരുടെ ഫോണിൽ നിന്ന് കാശ് പോകുന്നത് അല്ലെങ്കിൽ ഈ മക്കളുടെ ഈ വിനിമയത്തിനായിട്ട് ഫോൺ ഈ ഏഹ് വ് ഈ പണം മൊത്തം അവർ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇവർ ഇവരുടെ ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇ പതിനായിരം രൂപ പോയി അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ പോയി എന്നുള്ളത് കാണുമ്പോഴത്തേക്കും ഇവർക്ക് അവിടെ വലിയ ഒരു അന്താളിപ്പും ഞെട്ടലുമാണ്. ഇവർക്ക് അന്നേരം ഇവർ ഇവർക്കൊരു ഇവർക്കൊരു എന്താ ഇല്ല അതിനെ പറ്റി ഒരു ധാരണയില്ലാതെയാവുകയാണ്. എപ്പോഴാണ്? എങ്ങനെയാണ് പൈസ പോയത്? അല്ലെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഈ പൈസ പോകുന്നത്. അതുപോലുള്ള ഒരുപാട് ചതിക്കുഴികൾ ഇപ്പോൾ നടുക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ. വളരെ ശരിയായ കാര്യമാണ് അങ്ങ് സൂചിപ്പിച്ചിരിക്കുന്നത് .കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ ചതിക്കുഴികൾ ഇത്തരത്തിലുള്ള ചതിക്കുഴികൾ നമ്മളെ വളരെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളുമാണ് . പക്ഷേ എന്നാൽ പോലും അതിന്റെ ഒരു ശുഭാപ്തി വിശ്വാസ പോഹമായിട്ട് ഇതിന്റെ നല്ല വശങ്ങളുമുണ്ടല്ലോ ഇപ്പോ തന്നെ മുന്നേറ്റങ്ങൾ കാരണം നമ്മുടെ ലോകം വളറയേറെ തന്നെ വലിയ ഒരു മുന്നേ ഒരു പുതിയ പാതയിലൂടെയാണ് പോയികൊണ്ടിരിയ്ക്കുന്നത് . അപ്പോ എന്തെല്ലാം കാര്യങ്ങളിലാണ് മുന്നേറികൊണ്ടിരിക്കുന്നത് എന്ന് എന്താണ് ആൽഫിനെ വിവര സാങ്കേതിക വിദ്യയിലൂടെ പരിപോഷിപ്പിക്കുന്നതും എന്താണ് അങ്ങേക്കൊരു ഊർജ്ജം നല്കുന്നതായിട്ടുള്ള കാര്യം ? അങ്ങേക്ക് ഒരു ഇഷ്ടപ്പെട്ട കമ്പനി ഉണ്ടാകുമല്ലോ ആ കമ്പനിയുടെ ങേ വസ്തുക്കളെല്ലാം എന്തു കൊണ്ടാണ് അവരുടെ പുതിയതായിട്ടുള്ള പുതിയ പുതിയതായിട്ടുള്ള വിപണന പദ്ധതികൾ എല്ലാം എന്തുകൊണ്ടാണ് ആൽഫിനെ കൂടുതൽ ങേ സന്തോഷവാനാക്കുന്നത് ? എന്തുകൊണ്ടാണ് തൃപ്തനാക്കുന്നത് ? അതിനെ പറ്റി ഒന്ന് സംസാരിച്ചാൽ വലിയ ഒരു ഉപകാരമായിരിക്കും .

ഏഹ് ആപ്പിളിന്റെ എല്ലാ പുതിയ ഏഹ് ബ്ര...പ്രോഡക്ട്സും ഞാൻ വീക്ഷിക്കാറുണ്ട്. മ് അതാണ് എന്റെ ഏറ്റവും ഇഷ്ടമുള്ള കമ്പനി ബ്രാൻഡ്. അതേ അതേ ആപ്പിള് തന്നെയാണ് എന്റെയും ഏറ്റവും ഇഷ്ടമുള്ള ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവരുടെ ഒരു ഉല്പന്നം എന്ന് പറഞ്ഞാൽ അത് ലോകത്ത് തന്നെ ഒരു വലിയ ചലനം ശ്രുക്കുന്നതാണ് . ഓരോ വട്ടം വരുവാണെങ്കിൽ പോലും ഇവരുടെ ഉല്പ്പന്നത്തിനായിട്ട് വളരെ വലിയ ഒരു ആകാംക്ഷയാണ് എപ്പോഴും അത് വലിയ ഒരു സത്യാവസ്ഥ തന്നെയാണ് ആപ്പിള് തന്നെയാണ് ഞാനും ഏറ്റവും അതികം ഉപയോഗിക്കുന്ന ഞാൻ എന്റെ ഏറ്റവും എനിക്ക്ഏറ്റവും ഇഷ്ടമുള്ള ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ

ഏ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എന്റെ ഒരു എനിക്ക് വളരെ സന്തോഷമാണ് തോന്നുന്നേ കാരണം കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമുക്ക് വളരെ ഏറെ ഇത്തരത്തിലുള്ള ഉപയോഗ വസ്തുക്കൾ നമുക്ക് വളരേ ഏറെ സൌകര്യപ്രദമായ കാലഘട്ടത്തിലോട്ടാണ് നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്നെ ഏറ്റവും അധികം അലട്ടുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ,ഇത്തരത്തിലുള്ള വിവര സാങ്കേതിക വിദ്യയെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ച് കൊണ്ട് ഏ ഏ ഏ വല്ല ഹാക്കിങ് അല്ലെങ്കിൽ മറ്റേ കമ്പ്യൂട്ടര് കളിലുളള രഹസ്യങ്ങൾ ചോർത്തുക പേഗസസ് പേഗസസ് നെ പറ്റി അങ്ങ് വായിച്ചിട്ടുണ്ടാകുമല്ലോ

സ്വകാര്യത ആ സ്വകാര്യതയ്ക്ക് എന്ത് മാനദണ്ഡമാണ് ഇപ്പോൾ ഉള്ളത് ? നമ്മുടെ സ്വകാര്യമായിട്ടുള്ള നമ്മുടെ വിവരങ്ങൾ എല്ലാം കോപ്പി എടുക്കുന്നഒരു സാഹചര്യങ്ങളും പല കുത്തക കമ്പനികളും ഇടയാക്കുന്നുണ്ട്. അപ്പോൾ അതിനാ അതിന് ഇരയായിട്ട് ഫേസ്ബുക്ക് ഗൂഗിൾ പോലുള്ള പല കമ്പനികളിലും അത്തരത്തിലുള്ള രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുകയും അവർക്കെതിരെ അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങലക്കെല്ലാം ശക്തമായ ഫൈബർ നിയമം നമ്മുടെ നാട്ടിൽ ആവ ശ്യമല്ലേ? അതിനെ പറ്റിയിട്ട് ആൽഫിന് എന്താണ് പറയാനുള്ളത് ?എനിക്ക് വേണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം .

പല നിയമങ്ങളിലും ഇന്നത്തെ പല തെറ്റുകൾക്കും ഒരു ഏഹ് ഇതാവണില്ല. അതായത് അത് അതിന്റെ ഏഹ് നിയമങ്ങളുടെ ഒരു പ്രവർത്തനം എന്ന രീതിയിൽ ഒരിക്കലും ഇപ്പോൾ ഓരോ ദിവസവും അനുദിനം ഏഹ് ഇന്നൊരു ചട്ടലംഘനം ഇന്നത്തെയൊരു ചട്ടലംഘനം അല്ലായിരിക്കും നാളത്തെയൊരു ചട്ടലംഘനം. അതായത് അതിൽ തന്നെ പല രീതിയിലുള്ള ചട്ടലംഘനങ്ങളാണ് പുതുതായി വന്നുകൊണ്ടിരിക്കുന്നത്. ആപ്പോൾ ഓരോ ദിവസവും നമുക്ക് അറിയാൻ പറ്റ്...പറ്റില്ല. അതായത് നമ്മുടെ ചിന്തകൾക്കും അപ്പുറമായിരിക്കും ഓരോരോ ചട്ടലംഘനങ്ങളും അനുദിനം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഏഹ് നിയമം എന്നത് അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എന്നതല്ലല്ലോ. ഓരോ ചട്ടലംഘനത്തിനും വേണ്ടി മാറ്റാൻ പറ്റുന്നതേയുള്ളു. അതുകൊണ്ട് തന്നെ നിലവിലെ നിയമങ്ങൾ ഇനിയും പോരാ എന്നാണ് എന്റെയൊരു നിഗമനം. വളരെ വ്യത്യസ്തമായ അങ്ങയുടെ ഒരു ആശയ രീതി എനിക്ക് വളരെ ഏറെ പ്രചോദനം നല്കുന്ന ഒരു കാര്യമാണ്. അങ്ങ് പറഞ്ഞ വളരെ നൂറ് ശതമാനം ഞാൻ യോജിക്കുന്ന ഒരു കാര്യമാണ് . കാരണം ഇപ്പോഴത്തെ ഒരു നിയമസംവിധാനം എന്ന് പറയുന്നത് വളരെ ഏറെ ഭയപ്പെടുത്തുകയും ആശങ്കയിലാക്കുന്ന ഒരു കാര്യമാണ് . അത്പോലെ തന്നെ എനിക്ക് വിവര സാങ്കേതിക വിദ്യയെ പറ്റിയിട്ട് എന്നെ ഏറ്റവും അതികം എന്നെ ഒരു കുട്ടിക്കാലം തൊട്ട് നമ്മള് ആകാംക്ഷയോടെ നമ്മള് നിലനിന്നിരുന്ന കാര്യം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ആണ്. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആണെങ്കിൽ എല്ലായിടത്തും സുലഭമായി ലഭിക്കുന്ന കാര്യമായി ലഭിച്ചിരിക്കുന്നു. പണ്ട് നമ്മളാണെങ്കില് 29 രൂപയ്ക്ക് 50 എം ബി ലഭിച്ചു കൊണ്ടിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ ദിവസവും ഒരു ജി ബി ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോ കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് . അപ്പോ അത്രത്തോളം വ്യാപകമായിട്ട് ഇന്റർനെറ്റ് എന്ന വസ്തു എല്ലാവരിലും ഇപ്പോൾ നമ്മൾ എല്ലാ കടകളിൽ പോയാൽ പോലും ഇപ്പോൾ ഓൺലൈൻ എ വിപണനം വഴിയാണ് നമ്മൾ വന്നോണ്ടിരിക്കുകയാണ് അപ്പോ എന്റെ ഒരു ചോദ്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരുന്ന ഒരു കാലഘട്ടമെന്ന് പറഞ്ഞാൽ ഇ ട്രാൻസ് അല്ല ഏ വിവരസാങ്കേതിക വിദ്യ വഴിയുള്ള കറൻസികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് . ബിറ്റ്കോയിൻ അത്പോലെ തന്നെ ഈയിടയ്ക്ക് തന്നെ റിസേർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിൽ ഇ കാഷ് അങ്ങനെയുള്ള പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു . അപ്പോൾ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ എല്ലാം നമ്മുടെ ഇപ്പോ പഴയ രീതിയിലുള്ള കറൻസി നോട്ടുകളിൽ നിന്ന് പുതിയ ഒരു മാറ്റത്തിലേക്കാണോ പോകുന്നത് ? അത് നല്ലതാണോ ? അതിന്റെ പറ്റി ആൽഫിന്റെ അഭിപ്രായം എന്താണ് ? ഈ ബിറ്റ്കോയിൻ അങ്ങനെ ഉള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള കാരണം ഞാൻ ഒരു പുതിയ മുന്നേറ്റ നല്ലൊരു മുന്നേറ്റമാണ് ആഹ്. അതായത്. അ. അതായത്, ആൽവിൻ, ഏഹ് ഇന്ത്യയുടെ ജനസംഖ്യയുടെ മൂന്നിരട്ടി ഇന്റർനെറ്റ് കണക്ഷനുകളാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ താങ്കൾക്ക് എന്ത് മാത്രം ഏഹ് എന്തുമാത്രം ഇന്റർനെറ്റ് ഉപകരണങ്ങളാണ് നമ്മൾ ഒരു ശരാശരി ഇന്ത്യയിൽ ഇന്ത്യയിൽ ഒരു ശര...ശര...ശരാശരി മനുഷ്യൻ ഉപയോഗിക്കുക എന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഉ.പി.ഐ ഇടപാടുകൾ. ഞാൻ മുൻപേ പറഞ്ഞത് പോലെ തന്നെ ചതിക്കുഴികളും ഒരുപാട് ഒരുപാട് അറിവില്ലായ്മകളും എല്ലാം നമുക്ക് വലിയ വലിയൊരു ഏഹ് ഭാവിയിൽ വലിയൊരു ദുരന്തമായി മാറാൻ ചാൻ...സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ബിറ്റ്കോയിൻ ആയെങ്കിൽ തന്നെ ആയിക്കോട്ടെ. ബിറ്റ്കോയിൻ ഒരു ബിറ്റ്കോയിൻ എന്നത് ഒരു ഭീമമായ തുകയാണ്. അത് യു.എസ് ഡോളറിൽ നിന്നും ഇന്ത്യൻ രൂ...രൂപയിലേക്ക് വിനിമയം നടത്തുമ്പോൾ അത് ലക്ഷങ്ങളാണ് ഒരു കോയിന്റെ വില എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം വെച്ച് ഈ കഴിഞ്ഞ ഒരു മൂന്ന് നാല് മാസത്തിന്റെ ഒരു സ്ഥിതിയനുസരിച്ച് ഇപ്പോൾ ഈ ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്ന ഏഹ് സംരംഭം വളരെ താഴോട്ടാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരുപാട് വലിയ ഭീമമായ തുക ഇതിൽ ഏഹ് ഇറക്കിയിട്ടുള്ള ആൾക്കാർക്ക് അതൊരു വലിയ നഷ്ടത്തിലേക്കാണ് ഏഹ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ബിറ്റ്കോയിൻ ഡോജ്കോയിൻ ഇങ്ങനെ ഏഹ് എതീറിയം എന്ന് പറയുന്ന ഒരുപാട് ഏഹ് കോയിനുകളുണ്ട്. ക്രിപ്റ്റോ കറൻസികളുണ്ട്. അത് അനുദിനം പുതിയ പുതിയ കോയിനുകൾ അവർ കണ്ട് പിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. റ്റു നമുക്ക് ഒരു സ്ഥിരത അല്ലെങ്കിൽ നമുക്ക് വിശ്വസിച്ചൊരു നമ്മുടെ പണമിടപാടുകൾ അല്ലെങ്കിൽ ഒരു ഏഹ് ഭാവിയിലേക്കുള്ളൊരു ഉറപ്പെന്നുള്ളൊരു രീതിയിൽ നമുക്ക് ഒരിക്കലും വിശ്വസിച്ച് ക്രിപ്റ്റോ കറൻസിയിൽ പൈസയിടാൻ പറ്റില്ല. കാരണം ഒരു മൂന്ന് നാല് മാസത്തെ കഴിഞ്ഞ ഒരു മൂന്ന് നാല് മാസത്തെ ഏഹ് തന്നെ ആയിക്കോട്ടെ, ഈ ക്രിപ്റ്റോ കറൻസികളുടെ വില കുത്തനെ താഴോട്ടാണ് പോ അത് ആൾക്കാർക്ക് വളരെയധികമൊരു ഭീതി അല്ലെങ്കിൽ ലോകത്ത് തന്നെ നല്ലൊരു ഭീതിയുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നിലവിലത്തെ ഒരു അവസ്ഥ. ക്രിപ്റ്റോ കറൻസിയുടെ. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരാളുടെയടുത്ത് ഏഹ് ക്രിപ്റ്റോ കറൻസിയിൽ ഏഹ് പൈസയിറക്കാൻ ഒരിക്കലും ഞാൻ നിർബന്ധിക്കുകയുമില്ല ഏഹ് അതിന്റെ ഈ പറയുന്നതും ഓ കെ അങ്ങ് പറഞ്ഞത് വളരെ ഒരു നല്ല വ്യത്യസ്തമായൊരു ആശയവും അങ്ങനെ പറഞ്ഞ ആശയങ്ങളോട് ഞാൻ യോജിക്കുകയും ചെയ്യുകയാണ് . അതിന്റെതായിട്ടുള്ള തെറ്റായിട്ടുള്ള വഴികൾ എന്താണെന്ന് എനിക്ക് ഇപ്പോ എനിക്കും ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത് .അത്പോലെ തന്നെ നമ്മുടെ വിവര സാങ്കേതിക വിദ്യ കൊണ്ട്

അതിൽ നിന്നും മാറി നമ്മൾ ഇപ്പോൾ ഏ ഏ ഇപ്പോൾ ഓൺലൈൻ വഴിയായിട്ടുള്ള ഏ കാര്യങ്ങളാണ് ഓൺലൈൻ വഴിയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചേയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ കാലഘട്ടം സമൂഹം തന്നെ ഇപ്പോ ഒരു മാറ്റത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ മാറ്റത്തിന്

ഏഹ് ഇനി നമ്മുടെ ലോകം ഒരുപാട് ഫ്രണ്ടി...മുന്നിലോട്ട് കുതിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് അതായത് അതിന് അന്യോജ്യമായ രീതിയിൽ നമ്മൾ യുവാക്കളും കുതിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസവും. അപ്പോൾ അതാണ് എനിക്ക് ടെക്‌നോളജിയെ പറ്റി പറയാനുള്ളത്. വളരെ നല്ല ഒരു ഒരു നല്ലൊരു ചർച്ചയായിരുന്നു ഇത് വഴി നമുക്ക് ലഭിക്കാൻ എനിക്ക് കിട്ടിയത്. ഇന്ത്യ ഇന്ത്യയുടെ ഇന്ത്യ അല്ല ലോകത്ത് തന്നെ മൊത്തത്തിൽ വിവര സാങ്കേതിക വിദ്യയില് വലിയ ഒരു മാറ്റം മാറ്റങ്ങൾ കൊണ്ട് വരാൻ സാധിക്കട്ടെ എന്നും അത് നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്രദ മായി

അതിന്റെ ചതിക്കുഴിയില് നിന്നു നമുക്ക് അകന്ന് മാറാനുള്ള സാധിക്കട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് ഈ ചർച്ചയില് പങ്കെടുത്തതിന് ഞാൻ ആൽഫിനോട് ഏറെ നന്ദി പറയുന്നു. താങ്ക് യു ആൽഫിൻ ആൽഫിൻ . ആഹ്. നന്ദി. നന്ദി, ആൽവിൻ. എനിക്കും ഒരുപാട് കാര്യങ്ങൾ താങ്കളോട്...താങ്ക് യു. താങ്ക് യു. താങ്ക് യു, ആൽവിൻ. താങ്കളുടെ ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് എനിക്കും ഒരുപാട് മറുപടി പറയണമെന്ന് ഒരുപാട് കാലമായിട്ട് ഉണ്ടായിരുന്ന ഒരു ചോദ്യങ്ങളായിരുന്നു അതൊക്കെ. നന്ദിയുണ്ട്. താങ്ക് യു.